നമസ്കാരം, ഞാനും, മഹിയും ഇന്നിവിടെ ചര്‍ച്ച ചെയ്യാന്‍ പോകുന്നത് ജോലികളെ പര്പറ്റിയാണ്. മഹീ, താങ്കള്‍ക്ക് ഇന്ന് ഈ കേരളത്തിലെ ജോലി സാധ്യതകളെ പറ്റി പറയാനുള്ളത് എന്താണ്? കേരളത്തിലെ ജോലിസാധ്യതയെ കുറിച്ച് പറയണോ? അല്ലെങ്കി ഇന്‍ഡ്യയിലെ ജോലി സാധ്യതയെ കുറിച്ച് പറയണോ? കാരണം ഇന്‍ഡ്യയിലെയും, കേരളത്തിലെയും ജോലിസാധ്യത എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഏതിനെ കുറിച്ചാണ് താങ്കള്‍ക്ക് അറിയേണ്ടത്? താങ്കളിപ്പോള്‍ ഇന്‍ഡ്യേനെ പറ്റി തന്നെ പറഞ്ഞോ. ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കില്‍ ജോലിസാധ്യത വളരെയധികം കൂടുതലാണ്. എന്ന് പറയാന്‍ നേരം നമ്മക്ക് ഇപ്പൊ ഒരു പഠി ഒരു എന്തെങ്കിലും ആള്‍ക്കാര്‍ക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ, ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞ്

ഒരു മേഒരു മേസ്തിരി പണിക്കാരനോട് എന്തേലും ചെയ്യാന്‍ പറഞ്ഞാ മേസ്തിരി പണിക്കാരന് മേസ്തിരി മാത്രേ അറിയാന്‍ പറ്റുള്ളൂ. വേറൊന്നും ചെയ്യാന്‍ പറ്റില്ല. അതേപോലെ തന്നെ ഒരു corporate ഇലെ ജോലിക്ക് പോവുവാണെങ്കി പല അധികം ജോലിയുണ്ട്. അതൊക്കെ ചെയ്യാന്‍ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാല്‍ മാത്രമേ ഒരു നല്ല ജോലിയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മടെ രാജ്യത്ത് ജോലിസാധ്യത കൂടുതലും പക്ഷേ, ജോലി സാധ്യത വളരെ കുറവും ആയിരിക്കുന്നത്. അതൊക്കെ ചെയ്യാന്‍ അറിയാവുന്ന ആള്‍ക്കാരെ കിട്ടാന്‍ വളരെ പാടുമാണ്. അങ്ങനത്തെ കിട്ടുന്ന ആള്‍ക്കാര് പെട്ടന്ന് ജോലിയെടുത്ത് അവര് അവരുടെ life നന്നായി ജീവിക്കുന്ന പോവുന്നു. താങ്കള്‍ക്ക് പറയാനുള്ളത് എന്താണ്? നമ്മൾ ജോലി, ഏറ്റവും നല്ല ജോലി ഏതാണ്? താങ്കളുടെ അഭിപ്രായത്തില്‍.

കാരണം, അതെല്ലാം നല്ല ശമ്പളം ലഭിക്കുന്നതെന്നാണ് അതിന്‍റെ മറ്റൊരു ഒരു വ്യത്യസ്തമായി അതിനെയൊക്കെ മാറ്റി നിര്‍ത്തുന്ന ഒരു കാര്യം. വളരെ ചെറിയ ചെറിയ ജോലികളും നമ്മുടെ നാട്ടില്‍ ഉണ്ട്. But വലിയ ജോലികളാണ് അഹ് കുട്ടികള്‍ കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. കാരണം അവര് life style മാറ്റാന്‍ വേണ്ടിയാണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. കാ അതുപോലെ തന്നെ ഇന്ന് ശശമ്പളം കിട്ടുന്ന മറ്റൊരു നല്ല ജോലിയാണ് CACMA എന്ന് പറഞ്ഞ course ഉകള്‍. അതെല്ലാം പഠിക്കാന്‍ പാടാണെങ്കിലും പക്ഷേ, നല്ലൊരു job oppourtunity ഉണ്ട്. ആഹ് ഹും ആഹ് നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാന്‍ ഉള്ളത്. ഇങ്ങനത്തെ വല്യ വല്യ course ഉകള്‍ നമ്മുടെ ഇന്ത്യയില്‍ ഏർ പിള്ളേകുട്ടികള്‍ പഠിക്കുന്നു എന്ന് പറയുന്നത് വല്യ നല്ല കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാന്‍ ഉള്ളതെന്ന് പറഞ്ഞാല്‍ ഇതെല്ലാം പഠിച്ചിറങ്ങുന്നവര്‍ക്കു നല്ലൊരു ജോലി സാധ്യത ഇന്ത്യയില്‍ ഉണ്ട്. ആഹ് ഇന്ത്യയില്‍ മാത്രമല്ല, അഹ് ഇന്ത്യയ്ക്ക് പുറത്തും അവര്‍ക്ക് നല്ലൊരു ജോലിസാധ്യതകള്‍ ഉണ്ട്. ഏർ But ഇന്ന് നമ്മടെ നാട് നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാല്‍ ഇങ്ങനത്തെ ജോലികളെല്ലാം വളരെ കുട്ടികള്‍ വളരെ അധികമായി ഇത് എടുക്കുന്നു. മറ്റൊള്ള ജോലികളിലേക്കൊന്നും പോവാണ്ട് ഇപ്പം engineering പഠിക്കുന്ന കുട്ടികള്‍ തന്നെ നോക്കു. വളരെ വളരെയധികം കുട്ടികള്‍ തന്നെ engineering, doctor എന്ന് പറഞ്ഞ course എല്ലാം എടുത്ത് പഠിക്കുന്നുണ്ട്. അവര്‍ക്ക് മറ്റുള്ള പല options ഉം ഉണ്ട്. But അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് നല്ലൊരു ശമ്പളം കിട്ടുന്ന ജോലിയാണ്. എന്ന് ഉള്ള രീതിയില്‍ എടുക്കുകയാണ്. അവര് അവരുടെ താല്പര്യങ്ങളും, interest ഉം ഒന്നും നോക്കുന്നില്ല. നേരെ ജോലി ശമ്പളം കിട്ടുന്നു, എടുക്കുന്നു. അതിലേക്കാണ് അവര് പോകുന്നത്. താങ്കള്‍ക്കു അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് മഹി sir. okay ഇന്‍സാഫ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറയാം നേരം താങ്കള്‍ പറഞ്ഞത് ശരിയാണ്. ആള്‍ക്കാര്‍ ജോലി നോക്കുന്നത് profession അനുസരിച്ചാണ്. അവര്‍ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ചെയ്യാന്‍ നോക്കുന്നത്. ഈ നമ്മുടെ ഈ സമുദായം, നമ്മുടെ ഈ സമൂഹം പറയുന്നത് ജോലി അനുസരിച്ച് എന്ന് പറയണതെന്തിനാ. സമുദ സമൂഹത്തിനൊരു നല്ല ജോലി എന്ന് പറഞ്ഞാ പല ജോലി ഉണ്ട്. അത് അങ്ങനത്തെ നല്ല ജോലി എന്ന് പറയണത് doctor, engineering CA അങ്ങനത്തെ പല ജോലികളാണ്. അങ്ങനത്തെ ജോലികള് മാത്രം ചെയ്ത് ചെയ്ത് ആള്‍ക്കാര് മുരടിച്ചു പോകുകയാണ്. അവര്‍ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവര്‍ക്ക് അറിയാന്‍ പാടില്ല. ഈ ആള്‍ക്കാര് പറഞ്ഞ കാര്യം വച്ചാണ് അവര് ചെയ്തു പോകുന്നത്. അങ്ങനെ വച്ച് ചെയ്യുകയാണെ പ്രശ്നം എന്താന്നു പറയാം. അന്നേരം നമ്മുടെ ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ വികസിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ഉള്ള കാര്യത്തിൽ തന്നെ വെച്ച് വലുതായി പോകാനാണ് നോക്കണേ. പുതിയ കാര്യത്തിലോട്ട് നമ്മൾ നോക്കുന്നില്ല. അതിനോട് തന്നെ ഈ ജോലി എന്ന് പറയാൻ നേരം പല പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ മിക്ക ജോലിയും പല കാര്യത്തില്‍ തന്നെയാ നിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മടെ ഈ ജോലി ചെയ്യാന്‍ നേരം നമ്മൾ

ഇന്‍സാഫിനോട് ചോദിക്കാനുള്ള question എന്താണെന്ന് പറയാം. അന്നരം നമ്മ ജോലി ചെയ്യണത് പൈസക്ക് വേണ്ടിയാണോ? അല്ലെങ്കില്‍ ആഗ്രഹം കൊണ്ടാണോ? താങ്കള്‍ക്ക് എന്താണ്? താങ്കളുടെ ഈ ജോലി പൈസക്ക് വേണ്ടിയാണോ? തന്‍റെ ആഗ്രഹം കൊണ്ടാണോ താങ്കള്‍ ചെയ്യുന്നത്? ഇന്നത്തെ, ഇന്നത്തെ കാലത്ത് താങ്കളുടെ ലൈ താങ്കളുടെ ആഗ്രഹങ്ങളേക്കാള്‍ കൂടുതല്‍ പ്രാധാന്യം നല്‍കുന്നത് താങ്കളുടെ life style നാണ്. അതുകൊണ്ട് കൂടുതല്‍ ആള്‍ക്കാരും ജോലിയും, തന്‍റെ ജീവിത മാര്‍ഗങ്ങളും തെരെഞ്ഞെടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. തന്‍റെ ആഗ്രഹങ്ങളും, തന്‍റെ passion എല്ലാം മാറ്റിവച്ചു ഇപ്പൊ എന്‍റെ പരിചയത്തില്‍ ഒരു friend ഉണ്ട്. അവന് അവന്‍റെ ഏറ്റവും വലിയ ആഗ്രഹം അവനൊരു പാട്ടുകാരന്‍ ആവണം എന്ന്. അവന് പാടാന്‍ നല്ല കഴിവാണ്. പല competiion ഇലും പോയി അവന് നല്ല prize എല്ലാം ഏർ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് അവന്‍. എന്നിട്ടും അവന്‍ ഏർ അവന്‍ ശരിക്കും പറഞ്ഞാ force ചെയ്യപ്പെടുകയാണ്. നല്ല ഒരു ജോലി ചെയ്ത് life style പോവുകയാണെ അവന്‍റെ പാട്ടിനെ കൊണ്ട് സാധിക്കുന്നില്ലെന്ന് ആണ് അവനെ വിശ്വസിപ്പിക്കുന്നത്.

അതാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. താങ്കൾക്ക് എന്താ ഇതിനെപ്പറ്റി അഭിപ്രായം? എനിക്ക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ചർച്ച നമുക്ക്, നമുക്ക് മുന്നോട്ടുവയ്ക്കാം. അന്ന് പറയാന്‍ നേരം ആള്‍ക്കാര് പൈസയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ പൈസ കൊടുത്താ പോരേ അവർക്ക്. ഒന്നും ചെയ്യാതെ ഇങ്ങനെ പൈസ കൊടുത്താൽ പോരേ. പക്ഷേ അവരുടെ ആവശ്യ നമ്മുടെ ഈ നമ്മ വല്യ വല്യ ആള്‍ക്കാര് വലുതാവണത് കൊണ്ട് അവര് പൈസക്ക് പുറകെ പോയിട്ടാണോ? അല്ല. അവര്‍ അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങള്‍ ആള്‍ക്കാര്‍ക്ക് പറഞ്ഞുകൊടുത്തു അത് എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്നത്. അങ്ങനെ അവര്‍ കണ്ടുപിടിച്ചതു കൊണ്ടാണ് അവർക്കിത് ഉണ്ടാകുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതീ കൂടി പറയാനുള്ളത് വേറെ ഒരു കാര്യം എന്താന്ന് പറയാൻ നേരം. നമ്മ ഈ ജോലിക്ക് പുറമേ നമ്മുടെ സന്തോഷവും നോക്കി വച്ചിട്ടാണെങ്കില്‍ നമുക്ക് പൈസയും കിട്ടും, ജോലിയും കിട്ടും. പക്ഷേ, നമ്മ പൈസക്ക് പിറകെ നോക്കുകയാണെങ്കില്‍ ഞാന്‍ പറയാം ഇതേ പോലെ ഒരു അവസ്ഥ എനിക്ക് പറയാനുള്ളത് എന്‍റെ എനിക്കൊരു കൂട്ടുണ്ട്. കുട്ടന്‍ എന്നാണ് ആ പേര്.

ആ company യില്‍ അവന്‍ marketing, manager ആയിരുന്നു. അവന്‍റെ salary എന്ന് പറയുന്നത് ഒരു ഒരു ലക്ഷം രൂപയായിരുന്നു. പക്ഷേ, അതിനകത്ത് വേറെ ഒരു ആളുണ്ടായിരുന്നു ശകുന്തിനി എന്ന് പറയുന്നയാള്. ആ കൊച്ചിന്‍റെ salary എന്ന് പറയുന്നത് ഒരു ഒന്നര ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ഇവന്‍റെ salary എന്ന് പറയാം നേരം ഇവന് കിട്ടിയത് ഇവന്‍റെ കഴിവ് വളരെ കുറവാണ്. എന്നിട്ട് ഇവനും കിട്ടി. അന്ന് പക്ഷേ, ശകുന്തിനിക്ക് ഒന്നര ലക്ഷം കണ്ടപ്പോള്‍ ഇവന് സങ്കടം വന്നു. അങ്ങനെ അവന്‍ depression ആയി അവന്‍ ഇവള്‍ക്ക് എന്താണ് പൈസ കൂട്ടി കൊടുത്തതിനു എന്നും പറഞ്ഞു അവന്‍ അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവന്‍ എന്തുകൊണ്ടാണ് അവൾക്ക് പൈസ കൂടി കിട്ടിയേന്ന് ചിന്തിക്കാനും പോയില്ല. അവന്‍റെ കാര്യം അവന്‍റെ വിചാരം എന്ന് പറയുന്നത് എന്നെ അവര് ഒതുക്കിയതാണ്. എനിക്ക് പൈസ തരാത്തത് അതുകൊണ്ടാണ്. പക്ഷേ ഇതീ കൂടി നമ്മൾ മനസിലാക്കേണ്ടത് എന്താണ്? പൈസയ്ക്ക് വേണ്ടി മാത്രം പുറകെ പോയാ ബാക്കിയുള്ളവരുടെ പൈസ കണ്ടു നമ്മ പുറകെ നടക്കും. പക്ഷേ നമ്മടെ ആഗ്രഹത്തിന് വേണ്ടി പോകുകയാണെങ്കില്‍ നമ്മ നമ്മുടെ കഴിവിനെ നമുക്ക് കൃത്യമായിട്ടുള്ള വെല നമുക്ക് കണ്ടു പിടിക്കാന്‍ പറ്റും. ഇതേ അവസ്ഥയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ വ്യക്തിക്കാണേല് പൈസ വളരെ കുറവ് കിട്ടിയെന്നു പറഞ്ഞു അയാള്‍ക്ക് അയാളുടെ കഴിവിനെ എത്ര കിട്ടും എന്ന് അയാള്‍ക്ക് അറിയാന്‍ പാടില്ല. അതുകൊണ്ടാണിങ്ങനെ നടക്കുന്നത്. നമ്മക്ക് നമ്മുടെ കഴിവ് അറിഞ്ഞിരിക്കണം നല്ല ജോലി കിട്ടണമെങ്കില്. താങ്കള്‍ക്ക് എന്താണ് പറയാന്‍ ഉള്ളത്. ഇങ്ങനത്തെ എന്തെങ്കിലും പറയാന്‍ ഉണ്ടോ കഥ? താങ്കള്‍ പറഞ്ഞതിന് ഞാന്‍ നൂറ് ശതമാനം യോജിക്കുന്നു. കാരണം നമ്മള്‍ക്ക് ഇപ്പം ഒരു കഴിവ് ഉണ്ടെങ്കിൽ നമ്മള്‍ അതിനു വേണ്ടി നമ്മള്‍ അതിനു പുറകെ പോയി നമ്മൾ അതുപയോഗിച്ചു ജീവിതമാര്‍ഗ്ഗം കണ്ടുപിടിക്കുകയാണെങ്കില്‍ നമുക്ക് വളരെ ഉയരത്തില്‍ എത്താന്‍ സാധിക്കും. കാരണം, നമ്മനമ്മുടെ മേല് ഒരു limitation ഇല്ല. ഇപ്പം നമ്മക്ക് നമ്മക്ക് ഒരു കഴിവ് ഉണ്ട്. പക്ഷേ നമ്മ അത് വിട്ടിട്ടു നമ്മ ഒരു പഠനത്തിലൂടെ നമ്മൾ ഒരു ജോലി സമ്പാദിക്കാന്‍ നോക്കുകയാണെങ്കില്‍ നമുക്ക് പഠിച്ചു നേടിയാ നമുക്ക് ചിലപ്പോ ഒരു ജോലി കിട്ടും. പക്ഷേ നമുക്ക് അതിനു ഒരു കഴിവ് ഉണ്ടാകണം എന്നില്ല.

അവര്‍ക്ക് കഴിവുണ്ട് പക്ഷേ നമ്മളെക്കാള്‍. കാരണം അവര് അവരുടെ passion ചെലപ്പോ ഇതായത് കൊണ്ടായിരിക്കാം ഈ ജോലിയെടുക്കുക. നമ്മ നമ്മടെ passion വിട്ടിട്ടു നമ്മ ഇതിനു വന്നാ ചിലപ്പോ അവരുടെ കീഴില് പണിയെടുക്കേണ്ടി വരും. നമുക്ക് അതിനു പകരം നമുക്ക് നമ്മുടേതായിട്ടൊരു ഒരു ചിന്തയും, ഒരാഗ്രഹവും ഉണ്ടെങ്കില്‍ നമക്ക് നമ്മള്‍ അതിന്‍റെ പുറകെ പോയിക്കഴിഞ്ഞാല്‍

അവൻ ഇതേ പോലെ തന്നെ ജീവിച്ചു. അവന്‍റെ passion വിട്ട് അവൻ വേറെ ഒരു ജോലിയിലേക്ക് തിരിഞ്ഞൊരു പയ്യനാണ്. അതിലവന് ഉയരത്തിലേക്ക് വരാന്‍ സാധിച്ചില്ല. അവന്റെ passion, അവനതിനു ആഗ്രഹം ഇല്ല. അവന് അവന്‍റെ ജോലി ചെയ്യാന്‍ പൈസക്ക് വേണ്ടി അവന്‍ നിര്‍ബന്ധിക്കപ്പെടുന്നു. എന്നൊരു കാരണത്താല്‍ അവന്‍ താഴെ തന്നെ എപ്പോഴും promotion ഉം അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലാണ്ട് അവന്‍ എപ്പോഴും താഴെ തന്നെ ജീവിച്ചു. ആ സമയത്ത് അവന്‍ അവന്‍റെ passion ഉ പുറകെ അവന്‍റെ

ഈ നമ്മ ഈ പൈസക്ക് പുറകെ നമ്മ പോകാന്‍ നേരം നമ്മടെ ആഗ്രഹം എന്താന്നു നമുക്ക് മനസിലാക്കാന്‍ പറ്റില്ല. കാരണം, എന്ന് പറയാന്‍ നേരം

അപ്പൊ അയാള് വിചാരിക്കും. ആ ഇത്രോ നല്ല പൈസ കിട്ടിയില്ലേ. എനിക്കിനി എന്തിനാ പണിയെടുക്കണേ, ഇവര് നല്ല പൈസ തരുന്നുണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ ഒന്ന് വിചാരിക്കുന്നേരം അവര് അവരുടെ ആഗ്രഹം അറിയുന്നില്ല. നിങ്ങൾ ഒരു ദിവസം ആലോചിച്ചു നോക്കൂ. നിങ്ങ ഒരു ദിവസം മരിച്ചുപോയി. അപ്പ നിങ്ങടെ മരിച്ചു പോയി. മരിച്ചു പോണേന് മുമ്പ് നിങ്ങള്‍ക്ക് എന്താകാന്‍ പറ്റുമെന്ന് ഒള്ള ഒരു കാരണം എന്ന് പറയുന്നൊരു ഒരു നമ്മ cinema കാണാന്‍ നേരം നമ്മടെ പഴയ കാലത്തെ memory പോകൂലെ. അതേപോലെ തന്നെ നിങ്ങള്‍ക്ക് എന്താകാന്‍ പറ്റുമെന്നുള്ള നിങ്ങടെ future നിങ്ങടെ നിങ്ങള്‍ ചെയ്യാന്‍ പറ്റണ കാര്യം ചെയ്യാന്‍ നിങ്ങടെ feature help നിങ്ങടെ മുമ്പീ വന്നു നിക്കണം. എന്ന് പറയാന്‍ നേരം നിങ്ങ അപ്പൊ വലിയ rich വലിയ ആള് പക്ഷേ, നിങ്ങ ഈ ജോലിക്ക് ഈ പൈസ കുറെ ചെയ്തത് കൊണ്ട് നിങ്ങക്ക് ഒന്നും ചെയ്യാന്‍ പറ്റിയില്ല. നിങ്ങള് നിങ്ങടെ

നമ്മളെ തന്നെ നമ്മക്ക് പറയാൻ സാധിക്കും. നമ്മള് passion ഉ പുറകെ പോകുന്നു. ഇപ്പം എനിക്ക് ഒരു business man ആകണമെന്നാണ് ഇപ്പം എന്‍റെ ആഗ്രഹം. അപ്പൊ ഞാന്‍ ആ business man ആവാനായിട്ട് നേരെ ഒരു business തുടങ്ങുന്നു. അപ്പൊ എനിക്ക് ഒരു company തുടങ്ങുന്നു. പൈസ ഉണ്ടാക്കുന്നു. എന്‍റെ അടീല് ജോലിക്കാരെ വയ്ക്കുന്നു.

ജോലിക്കാരന്‍ ഒരു slave എന്ന് നമ്മള് വേണമെങ്കില്‍ നമുക്കൊന്ന് വിശേഷിപ്പിക്കാം. ഈ ഒരാള് മാത്രമാണ്. അവിടെ നമ്മള്‍ ജോലി ചെയ്യുന്നു. നമ്മടെ

തടുക്കാന്‍ നമുക്ക് തടുക്കാന്‍ നമുക്ക് സാധിക്കും. കാരണം, നമുക്ക് അത് ഇഷ്ടമുള്ള ജോലിയാണ്. അത് എത്ര ചെയ്താലും നമ്മുക്ക് മടുക്കില്ല. ഏർ അപ്പൊ നമുക്ക് ഇഷ്ട നമ്മ കഷ്ടപ്പെട്ടു ജോലി ചെയ്യുന്നതും, ഇഷ്ടപ്പെട്ടു ജോലി ചെയ്യുന്നതും രണ്ടും വ്യത്യാസമാണ്. അതാ എനിക്കു പറയാനുള്ളത്. താങ്കള്‍ക്ക് എന്താണ് ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരെയും, ഇഷ്ടപ്പെട്ടു ജോലി ചെയ്യുന്നവരെയും പറ്റി പറയാനുള്ളത്.

അന്ന് പറയാൻ നേരം കഷ്ടപ്പെട്ട് ആണ് ഞാന്‍ സ്കൂളില്‍ പോകുക. എന്നു പറയാൻ നേരം രാവിലെ എണ്ണീക്കാന്‍ നേരം തന്നെ എനിക്ക് തോന്നുന്നത് എന്താണ്? ഓ, രാവിലെ എണ്ണീച്ചു ഇനി സ്കൂളില്‍ പോണോല്ലോ. അന്നത്തെ ദിവസം തന്നെ എന്‍റെ പോയിരിക്കുന്നു. അതെ പോലെ ഞാന്‍ അങ്ങനെ daily എല്ലാ ദിവസവും അഞ്ചു ദിവസം പോവാന്‍ നേരം അപ്പൊ എന്‍റെ മാനസികാവസ്ഥ നിങ്ങക്ക് മനസിലാവും. അതെ പോലെ ഒരാള് ഇങ്ങനെ പത്തുവര്‍ഷം ഒരേ ജോലിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് അയാള് പോണേങ്കി അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അയാള്‍ക്ക് ജീവിക്കാനും പോലെ തോന്നിട്ടു അയാള്‍ക്ക് ഒന്നിനും interest ഉണ്ടാവൂല്ല. അയാള്‍ അയാളുടെ ജീവിതം മറ്റുള്ളവരെ വലുതാക്കാന്‍ വേണ്ടി അയാളുടെ ജീവിതം അയാള് കളയണത് പോലെയുണ്ട്. പക്ഷേ അത് ഇഷ്ടപ്പെട്ടു പണിയെടുക്കുകയാണെന്നു വിചാരിച്ചാൽ അയാൾ രാവിലെ എണീക്കുകയാണെങ്കിൽ അയാൾ എന്തായിരിക്കും ചിന്തിക്കുക? ഓ, എനിക്ക് ഇത് ചെയ്യണം. ഇന്നു ഞാൻ ഇത് ചെയ്ത് അവിടെയെത്തും. അങ്ങനെയൊക്കെ ചെയ്യാന്‍ നേരം അവര്‍ക്ക് വല്യ വല്യ കാര്യങ്ങള്‍ ചെയ്യാന്‍ പറ്റും. അതെപോലെതന്നെ ഈ വലിയ വലിയ ധനികന്മാരും വലിയ വലിയ company ക്കാരൊക്കെ ഈ ബിൽ ഗേറ്റ്സും എലോണ്‍ മസ്ക് ഒക്കെ രാവിലെ എണീക്കാന്‍ നേരം തന്നെ അവര്‍ക്ക് ജീവിതം മടുക്കുകയാണെങ്കില്‍ അവര്‍ ഇത്രേം വല്യ company ഒണ്ടാക്കുവോ? ഇല്ല, അവര്‍ അവര്‍ക്ക് അവരുടെ ഇഷ്ടത്തിനെ കൊണ്ട് തന്നെ അവര്‍ അതിനു വേണ്ടി എപ്പോഴും പരിശ്രമിച്ചു ക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ജോലീന് ജോലിക്കു വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ company hire ചെയ്താ അവര്‍ക്ക് കിട്ടണ daily കിട്ടണ ഒരു output എന്ന് പറയുന്നത് വളരെയധികം കുറവ് ആയിരിക്കും. എന്ന് പറയാൻ നേരം ഇഷ്ടമില്ലാത്ത ഒരാള് ജോലി ചെയ്യണം എന്ന് പറയുന്നേരം അയാള്‍ അയാളുടെ നൂറ്ശതമാനം അയാള് അതിന്റകത്ത് ചെലവഴിക്കില്ല. അയാള്‍ എന്ന് പറയുന്നേരം അയാള്‍ക്ക് പറഞ്ഞ കാര്യങ്ങള്‍ മാത്രം ചെയ്തു തീര്‍ക്കുവേ ഉള്ളൂ. ഇതിനെ കുറിച്ച് ഞാനൊരു പറയുകയാണെങ്കില്‍ ഒരാള്‍ക്ക്‌ ഒരു

അഞ്ചു ദിവസത്തെ deadline കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയാള്‍ക്ക് മടിയും, അയാള്‍ക്ക് ഈ ജോലിക്കുള്ള മടികാരണം അയാള് അഞ്ചു ദിവസം കൊണ്ട് ചെയ്തു തീര്‍ത്തു. ഇങ്ങനെ ചെയ്യാന്‍ നേരം company ക്ക് time ഉം, waste ആവും. അയാള്‍ക്ക്

അങ്ങനെ എന്ന് പറയാന്‍ നേരം നമ്മള് ജോലി ചെയ്യാന്‍ നേരം ഇഷ്ടമുള്ള അല്ലേ. ജോലി ഇഷ്ടമുള്ള ആള്‍ക്കാരെ ജോലിക്ക് എടുത്താ അവര്‍ക്ക് മാത്രമല്ല ഗുണമുണ്ടാവണെ. ഈ company കള്‍ക്കും ഗുണങ്ങളുണ്ടാകും. അങ്ങനെത്തെയുള്ളവരെ കണ്ടുപിടിക്കാന്‍ വേണ്ടി വളരെ പാടാണ്. താങ്കള്‍ക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ഇഷ്ടമുള്ള ജോലി അതാണെന്ന് എങ്ങനെയാണ് മനസിലാക്കണത്? താങ്കള്‍ക്ക് എങ്ങനെയാണ് താങ്കള്‍ക്ക് CA ഇഷ്ടപ്പെട്ടന്ന് മനസിലായി?

എനിക്ക് ഇപ്പം ഒരു archaeologist ആകണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. But ഏർ എന്‍റെ അഹ് life എനിക്ക് നേരെ force ചെയ്തത് CA ഇലേക്കാണ്. കാരണം, കാരണം ഞാന്‍ പറഞ്ഞു archaeologist ആയിക്കഴിഞ്ഞാൽ life ൽ വരുന്ന risk ഉം ഏർ ലാ പിന്നെ ശമ്പളങ്ങളും, life style എല്ലാം ഞാന്‍ പറയുന്നത് ഞാന്‍ നേരെ CA ലേക്ക് വരികയാണ്‌ ചെയ്തത്. അതാരുന്നു എന്‍റെ ജീവിതത്തില്‍ ഉണ്ടായത്. സത്യം പറഞ്ഞാല്‍ society എന്നെ force ചെയ്യുകയാണ് ചെയ്യത്. Archelogist ആവാൻ ആഗ്രഹിച്ച ഞാന്‍ lastCA യില്‍ വന്നു പെട്ടു. ഇതാണ് എനിക്ക് സംഭവിച്ചത്? താങ്കള്‍ക്ക് എന്താ പറയാന്‍ ഉള്ളേ? വളരെ നല്ല അഭിപ്രായമാണ് താങ്കള്‍ പറഞ്ഞത്. എനിക്ക് പറയാന്‍ ഉള്ളതെന്ന് പറയാൻ നേരം ഇതേപോലെ പറയുകയാണെങ്കിൽ എനിക്കൊരു കൂലി പര കൂലിപ്പണിക്കാരന്‍ ആവണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എന്‍റെ വീട്ടുകാര്‍ ഇഷ്ടപ്പെട്ടത് ഞാന്‍ doctor എടുത്തു. കാരണം ആ doctor ആവണ്ട എനിക്ക് എന്താ പറ്റിയേ. മാസം ഈ പത്തുലക്ഷം രൂപ ഉണ്ടാക്കും ആദ്യം. പക്ഷേ കൂലിപ്പണിക്കാരനായ എനിക്ക് വല്ലപ്പോഴും പണിയെടുത്താ മതി. മാസം ഒരു പതിനായിരം രൂപ ഉണ്ടാക്കാം. എനിക്ക് അങ്ങനത്തെ ജോലി മതിയായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ കാരണം എന്‍റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ doctor ആയി വന്നു. ഇപ്പൊ doctor ആയോണ്ട് എന്താണ് daily എനിക്ക്

ശിവനെ കുറിച്ചാണ് ഞാന്‍ പറയുന്നത്. ഇപ്പം ഞാന്‍ പറഞ്ഞേ എന്താണെന്നു പറയാൻ നേരം അയാള്‍ക്ക് ഇങ്ങനത്തെയുള്ള അവസ്ഥയ്ക്ക് ഈ കൂലിപ്പണിക്കാരനായിട്ടു ആ ശിവന്‍ ജീവിച്ചെങ്കില്‍ അയാള്‍ക്ക് രാവിലെ എണ്ണീക്കാന്‍ കഷ്ടപ്പെട്ട് പണിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ, Doctor ആയിട്ട് അയാള് എണ്ണീറ്റ് ഇത്രേം പൈസ ഉണ്ടാക്കണമെങ്കില്‍ അയാള്‍ക്ക് എന്തോരു എഴുന്നേക്കണം. ഹോ, ഞാന്‍ രാവിലെ എണീക്കണം. ഇനി Daily അഞ്ഞൂറ് രൂപ ഉണ്ടാക്കണം. Daily അയ്യായിരം കൊടുക്കണം. കണ്ടവര്‍ക്ക് ഞാന്‍ ഇനി സഹായിക്കുകയും വേണം. എന്തു കഷ്ടപ്പെട്ട ജീവിതമായിരിക്കും അയാള് ജീവിക്കണത്. അപ്പൊ എനിക്ക് പറയാന്‍ ഉള്ളത് നിങ്ങക്ക് ഇഷ്ടം ഉള്ള കാര്യത്തിനു വേണ്ടി നിങ്ങൾ പോരാടണം. അല്ലാതെ ഈ കണ്ട ജോലിക്കാരുടെ പുറകെ നിങ്ങൾ നടക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണം. താങ്കള്‍ക്ക് എന്താ പറയാന്‍ ഉള്ളത്? ഇത് തന്നെയാ. ഇതെല്ലാം കേക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് ആണ് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്‍. എന്‍റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു archaeologist ആയിട്ട് ഏതെങ്കിലും ഒരു അങ്ങനെയുള്ള രാജ്യങ്ങളിലോക്കെ കടന്നു അവിടത്തെ ഈ ഗവേഷണങ്ങളിലെല്ലാം സഹായിച്ചു മുന്നോട്ടു പോണം എന്നായിരുന്നു എന്‍റെ ജീവിതം. വളരെ തുച്ഛമായ ശമ്പളം ആണെങ്കിലും പക്ഷേ എന്‍റെ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോയേനെ. പക്ഷേ എന്‍റെ family force ചെയ്ത് നേരെയായി എന്‍റെ ശ്രദ്ധ കാരണം എനിക്ക് better life style